അതെ രാഹുൽ സുഖമായി ഇരിക്കുന്നു നിനക്കോ? ഞാനും സുഖമായിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചാലോന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. എന്താണ് നിൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണം?

എൻ്റെ ഭക്ഷണം എനിക്ക് നാടൻ ഭക്ഷണങ്ങൾ എല്ലാം ഇഷ്ടമാണ് രാഹുൽ.

ഏഹ് അൽഫാം പോലത്തെ സാധനങ്ങളും എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് പക്ഷേ അതൊക്കെ സ്ഥിരം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം മോശമായ ഒരു രീതിയിൽ ബാധിച്ചാലോ എന്നുള്ളൊരു പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലും വീട്ടിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം തന്നെയാണ് കഴിക്കാൻ ശ്രമിക്കാറ്. ഓ ഓ ഞാൻ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ ഞാനും അങ്ങനെ തന്നെയാണ് പക്ഷേ വല്ലപ്പോഴുമൊക്കെ പുറത്തു പോകുമ്പോൾ പിന്നെ അങ്ങനെ കഴിച്ചാറുണ്ടന്നെയുള്ളൂ.

പിന്നെ വീട്ടിലെ മീൻകറിക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. എനിക്കും എനിക്കും മീൻകറിയും പൊരിച്ചതും എല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്.

ഇപ്പോ നമ്മുടെ വീട്ടിലൊക്കെ ചോറും കറിയും മീനും ക്ക് തോന്നുണു പുറം രാജ്യങ്ങളിൽ ഒക്കെ പോയാൽ അതൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുല്ലേ? അതെ അതെ അതെ എന്നാലും നമ്മുടെ രീതിയിലെ അതൊക്കെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും നമ്മള് തന്നെ

എനിക്ക് തോന്നണു ഞാൻ മലപ്പുറത്തേക്ക് കൂടുതലും ബിരിയാണികളും കാര്യങ്ങളൊക്കെയാണ് കൂടുതല് അഭിടെ നാട്ടിലൊക്കെ എന്താണ് എങ്ങനത്തെ ഫുഡാണ്?

ആലപ്പുഴ ആയതുകൊണ്ട് നമുക്ക് കൂടുതലും മീനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത്. കാരണം കടൽത്തീരമാണല്ലോ? അപ്പോ ഈ മീൻ വിഭവങ്ങളും ചെമ്മീനും ഇതൊക്കെ നമുക്ക് ധാരാളം ഉള്ളത് കാരണം

അത് വെച്ചിട്ട് പലതരം വിഭവങ്ങളാണ് ഇവിടെയുള്ളത് ഇപ്പോൾ വീട്ടിൽ തന്നെയാണെങ്കിലും പലതരത്തിൽ പാചകം ചെയ്യാറുണ്ട്.

എനിക്ക് തോന്നുന്നു ആലപ്പുഴ ഭാഗങ്ങളിലേക്കാവും കൂടുതലും മീനുകളൊക്കെ കഴിക്കാറ് ഇവിടെ കൂടുതലും കോഴി വെച്ചിട്ടുള്ളതും പിന്നെ പോത്തൊക്കെ വളരെയധികം ഇപ്പം എനിക്ക് തോന്നുന്നു

ഉം ഞാൻ ഒന്നുരണ്ടു തവണ മലപ്പുറത്ത് കല്യാണം കൂടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഭക്ഷണം വളരെ രുചിയേറിയതായിരുന്നു എനിക്കിപ്പോഴും അതിൻ്റെ രുചിയെൻ്റെ നാവിൻ്റെതുമ്പിലുണ്ട്.

ആ ആ അത്‌ തന്നെ ബിരിയാ ആ ബിരിയാണിയൊക്കെ പറയുമ്പ എൻ്റെ വായിലിപ്പൊ വെള്ളം ഓതുകയാണ് എനിക്ക് തോന്നുണു

ഈ മലപ്പുറത്തെ ബിരിയാണിടെ സ്വാദ് ഒന്നും ഒരിക്കലും ആലപ്പുഴയോ അതോ തിരുവനന്തപുരം ഇങ്ങനെ താഴത്തേക്ക് പോകുമ്പോൾ കേരളത്തിന് താഴത്തേക്ക് പോകുമ്പോ കിട്ടാറില്ലന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഇല്ല ഇല്ല ഇല്ല ഒരു മലപ്പുറം കോഴിക്കോട് ആ ഭാഗങ്ങളിലെ ആ ഭക്ഷണത്തിന് ബിരിയാണിയും അതായത് ഇറച്ചി കോഴിയിറച്ചി വിഭവങ്ങളുടെ രുചി കേരളത്തിൽ വേറെങ്ങും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേ?

ഇപ്പൊ മീൻകറി എടുക്കയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആലപ്പുഴയിലെ രുചി ഒരിക്കലും മലപ്പുറത്ത് കിട്ടില്ല കാരണം

വളരെ കേക്കുമ്പോ ആലോചിക്കുമ്പോൾ തന്നെ ഓ അതെ അതുമാത്രമല്ല ലഭ്യമാകുന്ന മീനും അതുപോലെതന്നെ അതെയാതെ പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂറും.

ഈ കക്കയിറച്ചി എന്നൊക്കെ പറഞ്ഞ മറ്റേ നമ്മുടെ കായലിൽ നിന്നൊക്കെ പെറുക്കുന്ന ആ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട

ഇന്ന് എന്തൊക്കെയാണ് കഴിക്കാൻ? ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്.

ആ എനിക്കിന്ന് ചോറും കക്കയിറച്ചിയുണ്ട് മീൻ പൊരിച്ചതുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ

വളരെ സ്വാദിഷ്ടമായ ഭക്ഷമാണല്ലോ ഇന്ന് ഉച്ചയ്ക്ക് ഉള്ളത്. ഭക്ഷണത്തില് കൂടുതലും പച്ചക്കറികളും ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് പച്ചക്കറി വിഭവങ്ങളേതെങ്കിലും ഒരെണ്ണമെങ്കിലും ഞാൻ ഒരു ദിവസം കഴിക്കും. അതുകൊണ്ട് ഇന്ന് പച്ചക്കറിയുമുണ്ട് ഒരു ചെറിയ രീതിയിലൊരു അവിയലും വച്ചിട്ടുണ്ട് വീട്ടില് ഓ അപ്പൊ അരി അഭി നല്ലൊരു ആരോഗ്യവാനായിരിക്കുമല്ലോ ഇത്രയും അധികം ഭക്ഷണങ്ങളിൽ ഏഹ് നോക്കി കഴിക്കുന്ന അഭിയെ ഓഹ് കൊള്ളാം. അതെ രാഹുൽ നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണമല്ലോ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലോ?

ഉം ശരിക്കും തോന്നുന്നു ഭക്ഷണരീതികളിൽ വളരെ ആരോഗ്യപരമായി വളരെ ബന്ധമുണ്ടെന്നാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ എങ്ങനെ നടക്കുന്നു ആരോഗ്യം എന്നതിൽ

അതെയതെ വളരെയധികം ബന്ധമുണ്ട് നല്ല ഭക്ഷണം കഴിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകും ഇഹ് രാഹുൽ ശ്രദ്ധിച്ചിട്ടില്ലേ സ്ഥിരമായി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ ഒരു ആരോഗ്യസ്ഥിതി

ഇക്ക് തോന്നുന്നു സ്ഥിരമായി പുറത്തുന്ന് കഴിക്കുന്നവർക്കൊന്നും ആരോഗ്യവും പിന്നെ നിക്ക് തോന്നണു അവര് അതിലേക്ക് ഇതായി പോകുകയാണ് പിന്നെ വീട്ടിനോള്ളൊരു ഭക്ഷണം കഴിക്കുമ്പോ അവർക്ക് അത് ഇഷ്ടപ്പെടാണ്ടവുകയും പിന്നെയും പുറത്തേക്ക് പോയി നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ

അവയവങ്ങളെക്കെ ബാധിക്കുന്ന രീതിയിലാകും എന്ന് തോന്നുണു. അതെ അതെ പുറത്തെ ഭക്ഷണശാലകളിൽ നിന്നും കിട്ടുന്ന ഭക്ഷണത്തിന് വളരെയധികം സ്വാദുണ്ടാവും പക്ഷേ ആസ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് അവര് എന്തൊക്കെ മായം ചേർ ചേർക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകില്ലല്ലോ ഉം ശരിയാണ് ശരിയാണ്. പിന്നെ എന്തോരം കോ മീനും കോഴിയുമൊക്കെ തന്നെ ആണെങ്കിൽ വൃത്തിയായി കഴിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിയില്ലല്ലോ അതൊക്കെ നമ്മൾടെ വീട്ടിലുണ്ടാകുമ്പോ തന്നെയാണ് നമ്മള് അതിനെ മൂന്നുവട്ടം കഴികി പലരീതിയിലും കഴുകി വൃത്തിയായിട്ട് ഉണ്ടാകുള്ളു.

അതെ അതെ രാഹുലിന് പാചകം ചെയ്യാനിഷ്ടമാണോ?

ആ പാചകം ചെയ്യാൻ എനിക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാനിപ്പൊ രാത്രിയൊക്കെ ആണെങ്കിലും ഒരു മുട്ട കൊണ്ടുള്ള പല വിഭവങ്ങളും വെറുതെ ഒറ്റയ്ക്ക് ഉറക്കം വരാത്തപ്പോളൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഒരു വിഭവം ഉണ്ടാക്കുന്നതൊന്ന് വിവരിച്ചു തരാമോ എനിക്ക്?

അപ്പൊ കാള കണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടു മുട്ട എടുക്കും വെറുതെ ഒരു പാത്രം ചൂടാക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട്

കാള കണ്ണാകും കാള കണ്ണും പിന്നെ കുറച് അതിൻ്റെ മേലെ കുറച്ച് കുരുമുളകും ഉപ്പും കൂടിയിട്ടിട്ട് കഴിച്ചാൽ വളരെ എനിക്ക് തോന്നുന്നു നല്ല ആരോഗ്യം അല്ല നല്ലൊരു ഭക്ഷണമാണത് നമ്മള് വെറുതെ അതെ അതെ നമ്മുടെ വിശപ്പൊന്ന് ശമിപ്പിക്കാൻ വേണ്ടി വളരെയധികം നല്ലതാണിത് ഞാനുമിടയ്ക്ക് കഴിക്കാറുണ്ട്.

കഴിപ്പിക്കാൻ നമ്മള് ഉറ ഉറക്കം അതെ അതെ ഇപ്പോ നമ്മൾ എന്തെങ്കിലും കളികൾക്കും മറ്റും കണ്ട് കൊണ്ടിരിക്കുമ്പോൾ ഒരു കാള കണ്ണ് കഴിക്കുന്നത് വളരെ ആരോഗ്യത്തിന് അല്ല എന്നാലും ഒരു രസമാണത്. അതെ നല്ലൊരു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ മനസ്സിന് തന്നെയൊരു നല്ല സുഖമാണ് എന്തോ ഒരു നല്ല മനസുഖം ലഭിക്കും നമുക്ക്.

പിന്നെ അഭിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ അഭി പാചകം ചെയ്യാറുണ്ടോ?

ഞാൻ ഇടയ്ക്ക് ഇടക്കൊക്കെ ചെയ്യാറുണ്ട് വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ ഞാൻ ഒറ്റക്കെയാണെങ്കിൽ വേറെ വഴിയില്ലല്ലോ പുറത്തുപോയി കഴിക്കുന്നത് അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഞാൻ സ്വന്തമായി പാചകം ചെയ്യും.

എന്താണ് ഉണ്ടാക്കാറ് കൂടുതലും മീൻ മീൻകറിയൊക്കെ ഉണ്ടാകാറുണ്ടോ? ഞാൻ മീൻ കറി എനിക്കത്ര വലിയ ഉണ്ടാക്കാനായിട്ടറിയില്ല ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത് ചോറ് വയ്ക്കും പിന്നെ കോഴി പൊരിച്ചത് അല്ലന്നുണ്ടെങ്കില് പോത്തിറച്ചി ഉലർത്തിയത് അതൊക്കെയാണ് എനിക്ക് കുറച്ച് താല്പര്യമുള്ള വിഭവങ്ങൾ

എനിക്കു തോന്നുന്നു മുട്ടകൊണ്ടുള്ള വിഭവങ്ങളാണ് നമുക്ക് പെട്ടെന്നൊരു നേരത്തെ ഭക്ഷണത്തിന് ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ളൊരു സാധനമാണ് മുട്ട എന്നത്. ഞാനത് ആ അതെ അതെ സമയം കുറവാണെങ്കിൽ മുട്ട കൊണ്ടുള്ള എന്തെങ്കിലും ചെയ്യുന്നതാണ് എൻ്റെയൊരു രീതി അതാണെങ്കിൽ സമയം ലാഭിക്കാൻ പറ്റും. അതെ അതെ എന്ത് എന്ത് എന്തെങ്കിലും സൈ ഒരു ലഘുഭക്ഷണം പോലൊരു മുട്ടനെ ഇതാകാം എന്തുവേണമെങ്കിലും മുട്ട വെച്ച് കഴിക്കാൻ എനിക്ക് തോന്നുന്നു.

പിന്നിങ്ങനെ സുഖയിരിക്കുന്നു ഞാനിന്ന് ഉച്ചയ്ക്ക് ഒരു ബിരിയാണി കഴിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു.

അതല്ലേ ഞാനിനി മലപ്പുറത്തേക്ക് വരുമ്പോൾ വിളിക്കാം നമുക്കൊരുമിച്ച് കഴിക്കാൻ പോകാം കുറെ നാളായി അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട്

പിന്നെ എന്തായാലും ഒരു ദിവസം വരണം ഞാനും ഒരു ദിവസം ആലപ്പുഴയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിയാലോ എന്ന് ആ ലോചിക്കുന്നുണ്ട് അവിടുത്തെ മീൻ കറിയും ഈ കരിമീൻ പൊള്ളിച്ചതൊക്കെ കഴിക്കാൻ എനിക്കും ഇപ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹം വരുന്നു. അതെയല്ലേ? ഈ പുറത്തെ ഭക്ഷണങ്ങളോട് എന്താണ് താല്പര്യമുണ്ടോ ഈ ബർഗർ അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ? താൽപര്യക്കുറവൊന്നുമില്ല ഇടയ്ക്കിടയ്ക്കോ പോയി കഴിക്കാറുണ്ട് വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം തന്നെയാണ് എന്നാലും സ്ഥിരം കഴിക്കുന്നതുമൂലം നമ്മുടെ ആരോഗ്യം ആരോഗ്യത്തെ ബാധിക്കും അല്ലോ എന്ന് കരുതിയതാണ് കൂടുതലായി ഒഴിവാക്കുന്നത്.

അതെ അതെ എനിക്ക് തോന്നുന്നു പുറത്തെ ഭക്ഷണത്തേക്കാളും നമ്മുടെ നാട്ടിലെ ഭക്ഷണങ്ങളാണ് കൂടുതലും ആരോഗ്യത്തിനും

ഇതിലും നല്ലൊരു നല്ലൊരു ചിട്ടയായ ഭക്ഷണരീതി നമ്മുടെ തന്നെയാണോ ആണോ അതോ ?

നല്ലതാണ് നമ്മുടെ തന്നെ ഭക്ഷണരീതി പിന്തുടരുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനെപ്പോഴും നല്ലത്

ഇപ്പോ നമുക്ക് എന്താ പറയുക നമ്മുടെ നാട്ടിലെ ഭക്ഷണമായിരിക്കുമല്ലോ ഏറ്റവും സുലഭമായി ലഭിക്കുന്നത്. അപ്പോ നമ്മൾ ഭക്ഷണങ്ങളിൽ കൂടുതൽ പൈസ ചിലവാക്കി

ഇപ്പോൾ ഈ ഒരു കാല കാലഘട്ടത്തിൽ നമുക്ക് എല്ലാ നാട്ടിലെ ഭക്ഷണങ്ങളും നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ പുറത്ത് പുറം രാജ്യങ്ങളിലെ ഭക്ഷണങ്ങളാണെങ്കിലും അവിടുത്തെ ഓരോ കടകൾ പോലെ ഇവിടെയും നമ്മുടെ കേരളത്തിലും

കൂടുതലും അങ്ങനെ ഭക്ഷണത്തിനോടുള്ളൊരു പ്രീതി നമ്മുടെ

നാട്ടിലും എല്ലാവർക്കും ഉണ്ട്ന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ പോലത്തെ ഈ രണ്ട് കുറച്ച് ചെറുപ്പക്കാർ മാത്രമേയുള്ളൂ ഇപ്പോഴും വീട്ടില് വീട്ടിലെകളിലെ ഭക്ഷണം കഴിച്ചും പിന്നെ നമ്മുടെ മീൻകറി ഒക്കെ കഴിച്ചു നടക്കുന്നത്. കൂടുതൽ ആൾക്കാരും ഇപ്പോ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് ആരോഗ്യമൊന്നും നോക്കണ്ട് വളരെ

അ അതെ അതെ അതെ നമ്മൾ ഉം എന്താണ് അവിടെ വല്ലാത്തൊരു സൗണ്ടൊക്കെ കേക്കുന്നു? അറിയില്ല ഇവിടെയെന്തോ ഒരു ചെറിയ ആഘോഷമുണ്ടെന്ന് തോന്നുന്നു എന്തോ കല്യാണമാണ് തോന്നുന്നു അവിടെ പോയാൽ നല്ല സ്വാദിഷ്ടമുള്ള ഭക്ഷണം കിട്ടും

അതേല്ലേ ഒരു കല്യാണത്തിനൊക്കെ പോയാലും ഞാനും ആലോചിച്ചു പല സ്ഥ ഇതിലും പല കല്യാണങ്ങളിലും പല രീതിയിലുള്ള ഭക്ഷണങ്ങളാണുള്ളത്

ക്രിസ്ത്യാനിയുടെ കല്യാണത്തിന് പോവുകയാണെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നത് ചോറും പോത്തും അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെയാണ്. ഹിന്ദുക്കളുടെ സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ സദ്യയാണ് കൂടുതൽ. മുസ്ലീംസിൻ്റെ അവിടെ പോവുകയാണെങ്കിൽ ഒരു സ്വാദിഷ്ടമായ ബിരിയാണിയാണ് ഉണ്ടാവാറുള്ളത്. സദ്യയായിരിക്കും നല്ല സ്വാദിഷ്ടമായ സദ്യ എനിക്ക് തോന്നുന്നു പല ൻ്റെ കല്യാണത്തിന് പോകുമ്പോഴും പലപല ഭക്ഷണങ്ങളാണ് നമുക്ക് ലഭിക്കാറുള്ളത്. അതെ പിന്നെ നമ്മൾ മലയാളികൾ പൊതുവെ ഭക്ഷണപ്രിയരായതുകൊണ്ട് എല്ലാത്തരം ഭക്ഷണങ്ങളോടും നമുക്കൊരു ഇത് ഉണ്ടല്ലോ

അതുകൊണ്ടുതന്നെയാവാം നമ്മുടെ നാട്ടില് ഇത്രയധികം പുറം രാജ്യങ്ങളിലെ ഭക്ഷണങ്ങൾക്ക് സ്വീകാര്യതയേറിയത് നമുക്കെല്ലാം ഒന്ന് കഴിച്ചു നോക്കാൻ വളരെ താൽപര്യമാണല്ലോ

നമുക്കൊന്ന് രണ്ട് ഭക്ഷണങ്ങളല്ല നമുക്ക് ഇഷ്ടം മാതിരി നമുക്ക് ചോറ് തന്നെയാണെങ്കിലും ചോറിൻ്റെ ഒപ്പം ഒരു നൂറുകൂട്ടം കറികള് നമുക്കുണ്ട്. നമുക്ക്

ഏതു കറി വെച്ച് വേണങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ പുറംരാജ്യങ്ങളിൽ അത്രയധികം ഭക്ഷണം ഇല്ലെന്നു തോന്നുന്നു അല്ലേ തരങ്ങള് ഇനങ്ങള്

ചെയ്യുന്ന ആ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ പലതരത്തിലും അതെ അതെ ചിക്കൻ കൊണ്ട് നമ്മള് എരിവുകളും പുളികളും കഴിക്കുന്ന അത്രയും ഒരിക്കലും പുറംരാജ്യങ്ങളിൽ കഴിക്കൂന്ന് എനിക്ക് തോന്നാറില്ല. ഇല്ല ഇല്ല നമ്മൾ കഴിക്കുന്ന അത്രേം ഒരു രാജ്യം ഒരു ഒരിടത്തും കഴിക്കാറില്ലെന്നുതന്നെയാണ് എൻ്റെയും വിശ്വാസം നമ്മുടെ ഇവിടുത്തെ ഓരോ മറ്റ് എരുവുള്ള ഭക്ഷണങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു പുറംരാജ്യങ്ങളിൽ ചെന്നാൽ പലരും കഴിക്കാണ്ടത് എരിഞ്ഞിട്ട് മാറി നിക്കുംന്നാണ് എനിക്ക് തോന്നാറ്. അതെയതെ പിന്നെ നമ്മുടെയിവിടെ ലഭ്യമാകുന്ന അളവില് ഇതൊന്നും പുറത്തൊന്നും ലഭ്യമല്ലല്ലോ ? ഇപ്പോ മുളകാണെങ്കിലും പുളിയാണെങ്കിലും

അതെ അതെ അതെ എനിക്ക് തോന്നുന്നു നിൻ്റെ വീട്ടിലൊക്കെ കുരുമുളകും പച്ചമുളകൊക്കെ വാരിവലിച്ചാണ് ഇടാറ് നല്ല ഭക്ഷണത്തിനൊക്കെ നല്ല എരിവാണ്.

അതെയാതെ എൻ്റെ വീട്ടിലും എരിവില്ലെങ്കിൽ ഒരു പച്ചമുളകെടുത്ത് കഴിക്കാറുണ്ട്. അതെ വീട്ടില് എരിവില്ലാന്നുണ്ടെങ്കില് ഇവർക്കും ഇഷ്ടമല്ല ഏത് കറി ആണെങ്കിലും നല്ല എരിവ് വേണം പക്ഷേ എനിക്ക് അത്ര എരിവ് പറ്റില്ല. കാരണം ഞാൻ ചെറുപ്പം മുതലേ അധികം എരിവില്ലാതെയാണ് കഴിച്ച് ശീലിച്ചത്.

കൂടുതൽ ആയിട്ടുണ്ടെങ്കിൽ എരിവായാലും പുളി ആയാലും നമുക്കത്ര നല്ലതല്ല.

അൾസർ പോലുള്ള രോഗ രോഗങ്ങൾ

രോഗങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട്.

രാഹുലിന്നത്തെ ഉച്ച ഭക്ഷണം കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഒരു ബിരിയാണി ഒക്കെ അങ്ങനെ കഴി കഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് പിന്നെ കുറേക്കാലമായി ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് അല്ലെങ്കിലൊരു മന്തി കഴിച്ചാലോന്നാണ് ഞാൻ ആലോചിക്കുന്നെ ഇപ്പോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ബിരിയാണിക്കൊരു

വേറൊരു സാധനമായി മന്തിനെ ആണല്ലോ കൊണ്ടുവന്നിരിക്കുന്നെ

ഞാനും എന്തെങ്കിലും കഴിക്കണം എനിക്കും നല്ലപോലെ വിശക്കുന്നുണ്ട്. അപ്പോ

ഞാനിപ്പോ വീട്ടിലാണ് പക്ഷേ പുറത്തു പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഭക്ഷണം പുറത്തുനിന്നാക്കാമെന്ന് വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പോ എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്കൊരു ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നൊരു ഞാൻ കുറച്ച് സാധനങ്ങളുമായി അങ്ങോട്ട് വന്നാൽ നമുക്ക് ഒരുമിച്ച് കഴിച്ചു കൂടെ?

ഓ ഏകദേശം എത്ര ദൂരം ഉണ്ടാകും മലപ്പുറത്തുനിന്ന് ആലപ്പുഴയ്ക്ക്?

ഇരുനൂറ് കിലോമീറ്ററാ അതൊക്കെ ഒരു മൂന്നാലഞ്ചു മണിക്കൂറിൽ ഞാനെൻ്റെ ഇരുചക്രവാഹനത്തിൽ കേറി വന്നാൽ അധികം നേരം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭി അതുവരെ സഹിച്ച് വിശപ്പ് സഹിച്ചിരിക്കുവോ?

ശ്രമിക്കാം എന്നാൽ പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ വാങ്ങി വെക്ക്. ഞാൻ ഞാനൊരു പോത്തുമായി അങ്ങെത്താം. പക്ഷേ ഇരുചക്രവാഹനത്തിൽ അത്രയും ദൂരം ഒറ്റയ്ക്ക് വരുന്നത് അത്ര നല്ലതാണോ?

രാഹുൽ ഞാനങ്ങോട് എന്തായാലും അടുത്ത ആഴ്ച വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആണോ എന്നാൽ വരുമ്പോൾ കുറച്ചു മീൻ കൊണ്ടുവരുമോ പുഴമീൻ? രാഹുലിനെ വീട്ടിൽ വെച്ച് തന്നെയാകാം പാചകം.

ക കരി കരിമീനും കരിമീനും നമുക്ക് എനിക്ക് തോന്നുന്നു കരിമീൻ നമ്മുടെ വീട്ടില് വാഴ ഉണ്ട് വാഴയിൽ നമുക്ക് വാഴയില പൊട്ടിച്ചിട്ട് നമുക്ക് കരിമീൻ പൊതിഞ്ഞു വെച്ച് നമുക്ക് പൊള്ളിച്ച് കഴിക്കാം. ഓഹ് എന്തു സ്വാദാണ്. കരിമീനങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ

ആലപ്പുഴയിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോ ഞാൻ കരിമീനൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞങ്ങള് വീട്ടിൽ കരിമീനൊക്കെ പൊള്ളിച്ച് കഴിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ ഒരു നല്ലൊരു ടെസ്റ്റ് ഏഹ് സ്വാദാണതിനുള്ളത്. അതെ അതെ അതെ വളരെ നല്ലൊരു സ്വാദാണ് കരിമീൻ പതിയെ ഒന്ന് ഒരു വശം മാത്രം പൊരിച്ചിട്ട് ഒന്ന്

നമ്മുടെ ചട്ടിയിലിട്ട് മറുഭാഗം ഇങ്ങനെ പൊള്ളിച്ച് എടുക്കുക അതൊക്കെ എന്തൊരു രുചിയാണ്.

അതെ അതെ ഒരു അത് ഒരു വെള്ളയപ്പവും ഈ കരിമീനും ഇതും ആരും അതെ ഇല്ലേ കഴിച്ചിട്ടില്ലേ രാഹുൽ? പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടത് വരുമ്പോ തന്നെ ഒരു മണമുണ്ട് ആ

എൻ്റെ സാറേ ആ മണം വരുമ്പോതന്നെ നമ്മളങ്ങോട്ട് ഇല്ലാണ്ടായി പോവും ചുറ്റുമുള്ളതൊന്നും പിന്നെ കാണാൻപോലും പറ്റൂല

പറയുമ്പോൾതന്നെ നാക്കിലിങ്ങനെ കൊതിയൂറുന്നു

മധുരം എനിക്ക് എപ്പോഴും എന്നും വളരെ പ്രിയപ്പെട്ട ഒരു സാധനമാണ്. ആണോ എനിക്ക് മധുരങ്ങളോട് അധികം താല്പര്യമില്ല എന്താന്നറിയില്ല കൂടുതലും എരുവിനോടും പുളികളോടും ആണ് താല്പര്യം. ഓഹ് അതെ അതെയല്ലേ? ആ നമുക്ക് ഒരു പ്രാവശ്യം ഇനി ഞാൻ അങ്ങോട് വരുമ്പോൾ

ആ ഓക്കേ എന്നാൽ നമുക്ക് എന്തായാലും ഒരു ദിവസം മലപ്പുറത്തേക്ക് വാ അതേപോലെ തന്നെ ഞാൻ ഒരു ദിവസം ആലപ്പുഴയിലേക്കും വരാം. നമുക്ക് കരിമീനും അഭി വരുമ്പോ എന്തായാലും കരിമീനും ഇതും കൊണ്ടുവരാൻ മറക്കരുത്. നമുക്കെന്തായാലും ഇവിടെ ഞാൻ ഗ്യാസൊക്കെ വാങ്ങിവെക്കാം നമുക്ക് ഒരു നല്ലൊരു പാചകം തന്നെ നമുക്കിവിടെ കയ്യേറാം. ശരി രാഹുൽ അപ്പോൾ ഇനി നമുക്ക് നേരിട്ട് കണ്ടിട്ട് കൂടുതൽ ഇതിനെ പറ്റി സംസാരിക്കാം. ആ നമുക്കെന്തായാലും നേരിട്ട് ഒരുവട്ടം കാണാമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും അഭിയെപ്പറ്റി അഭിയോട് ഇത്രയും നേരം ഭക്ഷണത്തിനെ പറ്റിയും

പിന്നെ എനിക്കിഷ്ടമുള്ള ഭക്ഷണത്തിനെ പറ്റിയും നമ്മുടെ ആരോഗ്യത്തിനെ പറ്റിയും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു.